താങ്കളുടെ പുതിയ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് സംഭവമെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഒരു ഗവർണർ ചെയ്യുന്നതെല്ലാം എല്ലാവരും തെറ്റ് എന്ന് പറയുമ്പോ, ശരിയായ കാര്യങ്ങൾ നമ്മൾ ശരിയെന്ന് അംഗീകരിക്കണ്ടേ? ഇപ്പൊ രാഷ്ട്രീയപാർട്ടി ഏതോ ആയിക്കൊള്ളട്ടെ. എന്താണ് താങ്കളുടെ കണ്ണിൽ ശരിയാണ് എന്ന് തോന്നിയത്? ഈ സകലമാന പിൻവാതിൽ നിയമനങ്ങളും ആരെങ്കിലും ഒരാൾ ചോദ്യം ചെയ്യണ്ടേ? ആ ചോദ്യം ചെയ്യുന്ന ആൾ മോശക്കാരനാണെന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഇപ്പോൾ പുള്ളിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ങ്ങാ ഏത് ഏത് നമുക്ക് ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അല്ല എന്നൊള്ളത്കൊണ്ട് പുള്ളി ചെയ്യുന്നത് എല്ലാം തെറ്റാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. പുള്ളി മൊത്തത്തിൽ മോശക്കാരനാണ് എന്നൊരു അഭിപ്രായം എനിക്കുല്ല. പക്ഷേ പുള്ളി ഇപ്പം ഈ സമീപകാലങ്ങൾ കാണിക്കുന്നതൊക്കെ ശരിയാണ് എന്ന് ഒരു ബുദ്ധിയും ബോധവുമുള്ള ഒരാൾക്കും പറയാൻ പറ്റില്ല.

ഞാന് ഈ അടുത്ത ദിവസം കണ്ടതാണ്, കൈരളി ചാനലും അതേപോല തന്ന മീഡിയ വണ്ണും വന്നിട്ട്, ഈ രണ്ട് ആൾക്കാരും അവിടെ ഉണ്ടാവാൻ പാടില്ല, അത് എന്ത് മോശമായ ഭാഷയിലാണ് ലൈവില് പറയുന്നത്. ഞാൻ പറയട്ടെ, രാജ് ഭവനിലോ അല്ലെങ്കില് ഗവർണറുടെ മറ്റ് വസതികളിലോ അല്ലെങ്കില് ഗവർണർ അനുവദിക്കുന്ന ഇടങ്ങളിൽ, ആ ഇടങ്ങളിൽ ഇവർക്ക് പോകുന്നത് അദ്ദേഹത്തിന്‍റെ വീട്ടിൽ പോകുന്നതല്ല. ദയക്കായിട്ട് പോകുന്നതല്ല. അല്ല അതിനകത്ത് ഒരു കാര്യമുണ്ട്. ഇപ്പോ ചാനലുകാരെ ഇറക്കിവിട്ടത് തെറ്റുതന്നെയാണ്. പക്ഷേ കൈരളി ചാനൽ ഏതെങ്കിലും ഒരു വാർത്ത സത്യസന്ധമായി കൊടുക്കുന്നത് താൻ ഇന്നുവരെ കണ്ടിട്ടുണ്ടോ?

അല്ല താൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. പക്ഷേ ഞാനൊരു സംശയം ചോദിക്കട്ടെ? ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് പത്രസമ്മേളനം വിളിക്കുന്നു. വിളിച്ചിട്ട് ഒരു പത്ത് ചാനലുകാര് വന്നിട്ടുണ്ട്. ആ ഒര് അതിനകത്ത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ചാനലില്‍ ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല ഞാൻ വളരെ മോശമായി എന്തോ പറഞ്ഞു എന്നുള്ള രീതിക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തുകഴിഞ്ഞാൽ എനിക്കും ഉറപ്പായിട്ടും ഞാൻ റിയാക്ട് ചെയ്യില്ലേ ഞാനേ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോ നമ്മള് രണ്ടുപേരും തമ്മില് സംസാരിക്കുന്നു. അപ്പൊ ആ സംസാരിക്കുന്നതിന്‍റെ ബാക്കി തുക എന്ന് പറയുന്നത് മൂന്നാമത് ഒരാളോട് ഞാൻ പറയുന്നതും താങ്കൾ പറയുന്നതും തമ്മിൽ സ്വാഭാവികമായിട്ടും വ്യത്യാസമുണ്ടാകും.

പിന്നെ വാർത്തകൾ വാർത്തകൾ, ഈ പറഞ്ഞപോലെ നമ്മള് കേൾക്കുന്നതും അറിയുന്നതും ആയിട്ടുള്ള എല്ലാ വാർത്തകളും 100% സത്യസന്ധമായ വാർത്തകൾ ആണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല. അതൊന്നും 100% സത്യമാണെന്ന് ഞാനും പറയുന്നില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ ഈ ഗവർണറെ പൂർണ്ണമായിട്ട് അടിച്ച് അധിക്ഷേപിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പിൻവാതിൽ നിയമനങ്ങള് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സംഘടന ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംഘടനകൾ വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് അതിനെതിരെ പ്രതികരിക്കുന്നത്. ഒരു ഗവർണർ എന്ന നിലയിൽ അദ്ദേഹം ഇന്നും ഇന്നലെയും അല്ലല്ലോ ഇവിടെ ഗവർണർ ആയിട്ട് വന്നത്. എന്ന രീതിയിൽ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിന് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ എന്താണ് പറയണത് ഒരു പ്രസിദ്ധി പക്ഷെ നിർഭാഗ്യവശാൽ കുപ്രസിദ്ധയിലേക്കാണ് മാറിപ്പോയത്. അല്ല. അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇപ്പോ ഭരണകക്ഷിയുടെ യുവജന സംഘടന പറഞ്ഞിരിക്കുന്നത് എന്താണ്? രാജ് ഭവൻ ഉപരോധിക്കും. ഗവർണറെ ഉപരോധിക്കും. അതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യങ്ങളാണോ? ഇപ്പോ പല സംസ്ഥാനങ്ങളിലും ഈ പറഞ്ഞ ഗവർണറോ കേന്ദ്രഭരണത്തിന്‍റെ അവരുടെ കയ്യിലെ ചട്ടുകങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇല്ലെന്നല്ല പക്ഷേ എന്നു വെച്ചിട്ട് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ചില കാര്യങ്ങൾ അവർ ചെയ്യുന്നത് ശരികൾ നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റൂ.

അല്ല, അതിനകത്ത് ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഈപ്പറഞ്ഞ മുഖ്യമന്ത്രിയോ സർക്കാരോ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതിനെ ചോദ്യം ചെയ്യാൻ കേരളത്തിൽ ഗവർണർ അല്ലാതെ പിന്നെ ആരാണുള്ളത്? മുഖ്യമന്ത്രിയോ സർക്കാരോ തെറ്റ് ചെയ്താൽ അതിനാണ് പ്രതിപക്ഷ നേതാവ് ഉള്ളത്. പ്രതിപക്ഷ നേതൃനിരയുള്ളത്. പിന്നെ അല്ല, പ്രതിപക്ഷത്തിന് അത് ചൂണ്ടിക്കാണിക്കാൻ അല്ലേ കഴിയൂ. പ്രതിപക്ഷത്തിന് അത് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതിനെതിരെ ഇപ്പോ സർക്കാർ കൊണ്ടുവരുന്ന ഒരു ഓർഡിനൻസ് പാസാക്കാതിരിക്കാൻ ഗവർണർക്കല്ലേ കഴിയൂ.

അങ്ങനെ പറയുന്നത് ശരിയാണെന്ന് ഞാൻ എനിക്കും തോന്നുന്നില്ല. പക്ഷേ അങ്ങനെ എങ്കിൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? വേറെ ഏത് സംസ്ഥാനത്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഡയറക്റ്റ് സ്വർണ കടത്തുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്നത്? അങ്ങനെ ബന്ധം ഉള്ള സർക്കാര്, അതായത് ബന്ധമുണ്ട് എന്ന് 100% തെളിയിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു ശിവശങ്കർ. അദ്ദേഹത്തിന്‍റെ ബന്ധം ഉണ്ടെന്ന് തെളിയിച്ചില്ലേ? എന്തുകൊണ്ട് ഗവർണർ അങ്ങനെയാണെങ്കിൽ രാഷ്ട്രപതിക്ക് അത് കത്തെഴുതുന്നില്ല? അതാണ് പറഞ്ഞത് കുറച്ചുനാൾ മുൻപ് വരെ ഗവർണർ സർക്കാർ പറയുന്നതെല്ലാം സമ്മതിക്കുന്ന ഒരു ഇതായിരുന്നു കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോ ഗവർണറ് സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. കാര്യം എല്ലാത്തിനും ഒരു പരിധിയില്ലേ? അതുകൊണ്ട് ഗവർണർ തിരിഞ്ഞു എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്. ആ ഉറപ്പായിട്ടും. കാര്യം ഇപ്പോ ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ ഗവർണർ ചിലപ്പോൾ കണ്ണടയ്ക്കുമായിരിക്കും. ഇതിപ്പം കള്ളത്തരത്തിൽ കൂടെ മാത്രമേ ജീവിക്കുള്ളൂ എന്നൊരു ആറ്റിറ്റ്യൂഡ് വന്നാൽ ചിലപ്പോ ഗവർണർ ആരായാലും റിയാക്ട് ചെയ്ത് പോകും. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് പറഞ്ഞാൽ ആരോ പറയുന്നു അത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് അനുസരിക്കുന്നുണ്ട്. ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണയ്ക്ക് അല്ല സോറി ഉപകാരസ്മരണ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് അദ്ദേഹത്തിന് ആ സ്ഥാനം കൊടുത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വാദിക്കുന്നു. പക്ഷേ ഇന്നാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വാദിക്കുന്നത് എന്ന് പറയുന്നുമില്ല. അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഹൈക്കോടതി എന്തുകൊണ്ട് ഗവർണർ ചെയ്ത തീരുമാനം തെറ്റാണെന്ന് പറഞ്ഞില്ല? ഹൈക്കോടതി പറഞ്ഞത് എന്താണ്? ഇതായിട്ട് ശരിയായ രീതിയിൽ ഗവർണർ അവർക്ക് മെമ്മോ കൊടുത്തു കഴിഞ്ഞാൽ അവർ മറുപടി കൊടുക്കണം. അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ ഗവർണർക്ക് അവരെ പുറത്താക്കാം. അല്ലാതെ ഗവർണർ ചെയ്തത് തെറ്റാണോ എന്ന് ഹൈക്കോടതി പറഞ്ഞോ? ഇല്ലല്ലോ. ഇല്ല. സർവ്വകലാശാലയുടെ കാര്യത്തിൽ ഇപ്പം ഗവർണറെ നീക്കംചെയ്ത് പകരം മറ്റാരെയെങ്കിലും ചാൻസലർ ആക്കാം എന്നുള്ള രീതിയില് ഓർഡിനൻസ് സർക്കാർ കൊണ്ടുവന്നാലും ആ ഓർഡിനൻസും എത്തുന്നത് ഗവർണറുടെ കയ്യിലേക്കാണ് എന്നുള്ളത് ഒരു കൗതുകകരമായ കാഴ്ച തന്നെയാണ്. കാര്യം അതിൽ എന്ത് സംഭവിക്കും എന്നറിയാൻ എല്ലാപേരെയും പോലെ തന്നെ ഞാനും ആകാംക്ഷഭരിതയാണ്. അതാണ് പറഞ്ഞത്, ഗവർണർക്ക് വേണമെങ്കിൽ അത് പിടിച്ചു വയ്ക്കാമല്ലോ. ഗവർണർ എന്താണ് ചെയ്തത്? അത് നേരെ രാഷ്ട്രപതിക്ക് വിടുവല്ലേ ചെയ്യുന്നത് രാഷ്ട്രാപതി തീരുമാനിക്കട്ടെ എന്നല്ലേ പറഞ്ഞത്. ഈ പറഞ്ഞ ഗവർണർ എനിക്ക് ഗവർണർ അന്ന് ഹൈക്കോടതിയിൽ ഈ കേസ് വൈസ് ചാൻസിലർമാർ എല്ലാംകൂടി ഹൈക്കോടതിയിൽ കേസിന് പോയപ്പോ ഗവർണർ എന്താണ് പറഞ്ഞത്? കോടതിവിധി വരുന്നതുവരെ ആർക്കെതിരെയും ഒരു ആക്ഷനും എടുക്കണ്ട ഒരു നടപടിയും എടുക്കണ്ട എന്നല്ലേ ഗവർണറ് പറഞ്ഞത്. അല്ല, അങ്ങനയേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ല, കോടതിയിൽ കേസ് ഇരിക്കുമ്പോൾ കോടതിവിധി വരുന്നതിനുമുമ്പ് വേണമെങ്കിൽ ഗവർണർക്ക് പുറത്താക്കിക്കൂടെ? ഗവർണർ അത് ചെയ്തില്ലല്ലോ. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഗവർണറ് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇവര് തമ്മിലുള്ള ഒരുപോര് എന്ന് പറയണത് അത് ശരിക്കും ഒരു സംസ്ഥാനത്തിന്‍റെ നല്ല നടത്തിപ്പിനെ ബാധിക്കും എന്നുള്ള കാര്യത്തില് സംശയമൊന്നും വേണ്ട. അല്ല. നല്ല നടത്തിപ്പിനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ശരിയാണ്. ഈ വൈസ് ചാൻസ്ലർ ഇല്ലാത്തപ്പോൾ പല കോളേജിലും ഈ പറഞ്ഞ കണക്കിന് പല കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ് പോലും ഒപ്പിട്ടു കൊടുക്കാൻ ആളില്ല എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ എന്ന് വച്ചിട്ട് എല്ലാ കള്ളത്തരങ്ങളും എല്ലാ പിൻവാതിൽ നിയമനങ്ങളും അംഗീകരിക്കണം എന്നാണോ താൻ പറയുന്നെ?

അതിന്‍റെ കാരണമെന്ന് വച്ചാല് ജോലി കിട്ടാനായിട്ട് പി.എസ്.സി. എഴുതി. ഇപ്പൊ ഈ വർഷമായിരിക്കും പലർക്കും ഏജ് ഓവർ ആകുന്നത്. ഇപ്പോൾ ഈ വർഷം എന്തായാലും വേക്കൻസി വരും കിട്ടും, എന്നുള്ള പ്രതീക്ഷിച്ചു ഇരിക്കുമ്പോഴത്തേയ്ക്ക് വീണ്ടും രണ്ടു വർഷത്തേയ്ക്ക് പായപരിധി നീട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും അല്ല ഞാന് പറയുന്നത് ഇങ്ങനെ എന്താണ് പറയണത് ഒരു കോൺട്രാവാഴ്സീസ് ഉണ്ടാക്കുന്നതിന് പകരം എന്തുകൊണ്ട് ഗവർണർക്കും മുഖ്യമന്ത്രിക്കും അതോടൊപ്പം മറ്റ് ബന്ധപ്പെട്ടവർക്കും കൂടിയിരുന്ന് കൂടിയാലോചിച്ച് ഒരു നല്ല തീരുമാനം മാധ്യമങ്ങളിലൂടെ വിഴുപ്പലക്കാതെ, ഒരു നല്ല നയപരമായ തീരുമാനത്തിലേക്ക് എത്താൻ ഇവർക്ക് സാധിക്കുന്നില്ല. സാധിക്കുന്നില്ല എന്ന് വച്ചാൽ മുഖ്യമന്ത്രിയല്ലേ ഓരോ തവണ പത്രസമ്മേളനം വിളിച്ചിട്ട് പറയുന്നേ ഗവർണർ അങ്ങനെ പേടിപ്പിക്കേണ്ട ഗവർണർ ഇങ്ങനെ പേടിപ്പിക്കണ്ട അത് ഏറ്റുപിടിക്കാൻ ആയിട്ട് കുറെ മന്ത്രിമാരെ ഏറ്റുപിടിപ്പിച്ചിട്ട് പറയും ഗവർണർ അങ്ങനെ പേടിപ്പിക്കുന്നു ഗവർണർ ഇങ്ങനെ പേടിപ്പിക്കുന്നു. അത് കേട്ട് ഗതികെട്ടല്ലേ പുള്ളി പത്ര സമ്മേളനം വിളിച്ചത്. ആദ്യം ഗവർണറല്ലല്ലോ പത്രസമ്മേളനം വിളിച്ചത്. അല്ല, ഇവര് രണ്ടുപേരും അങ്ങോട്ടുമിങ്ങോട്ടും ചെളിവാരി എറിയുന്നുണ്ട്. പക്ഷേ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ നമ്മള് നമ്മള് ബഹുമാനിക്കേണ്ട വ്യക്തിത്വങ്ങൾ തന്നെയാണ് ഇവര് എല്ലാപേരും. അല്ല, എന്ന് വെച്ചിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ ഗവർണർ ചെയ്തത് മുഴുവൻ തെറ്റാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി മോശക്കാരൻ ആണെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം മുഖ്യമന്ത്രി ഈ പറഞ്ഞ ജനങ്ങൾ തന്നെയാണ് വോട്ടിട്ട് ഒരാളെ എം.എൽ.എ. ആക്കുന്നതും പിന്നെ അവിടുന്ന് മന്ത്രിയാവുന്നു മുഖ്യമന്ത്രിയാകുന്നതും ഒക്കെ. അപ്പോ അതിന്‍റെ അകത്തൊന്നും ഞാൻ എതിര് പറയുന്നില്ല കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തത് കൊണ്ടു തന്നെയാണ് പുള്ളി ജയിച്ചതും. പക്ഷെ എന്ന് വച്ചിട്ട് അതുകൊണ്ട് എന്തും ചെയ്യാം എന്നുള്ള ധാർഷ്ട്യം അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതേസമയം നമ്മള് ഈ അടുത്ത സമയം വാർത്തകളിൽ കണ്ടതാണ് സർക്കാരിന്‍റെ പക്ഷം പിടിച്ചുകൊണ്ട് ഒരു മന്ത്രി പറഞ്ഞത്, ഗവർണർ എന്ന് പറയുന്നത് ജനങ്ങളാല്‍ തിരഞ്ഞെടുക്കപ്പെട്ടതല്ല. അത് കേന്ദ്രം കേന്ദ്രത്തിന്‍റെ ഇഷ്ട്ടപ്പെട്ട ഒരാളിനെയാണ് ഏതെങ്കിലും ഒരു സംസ്ഥാനങ്ങളിൽ പറഞ്ഞയക്കുന്നത് എന്നും അവർക്ക് ഇഷ്ടക്കേട് ഉണ്ടാകുന്ന പക്ഷം അവർക്ക് തിരിച്ചു വിളിക്കുവാൻ സാധിക്കാൻ സാധിക്കും അത് മാത്രമാണ് ഗവർണർ എന്നും.

അതേ, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഇത് ഇപ്പോ പിണറായി വിജയൻ എന്ന ഒരു വ്യക്തിക്കോ, ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഒരു വ്യക്തിക്കോ അല്ല ബഹുമാനം കൊടുക്കേണ്ടത്, ഒരാൾ ഗവർണർ ആണ്, ഒരാൾ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഗവർണർ ചെയ്യുന്ന വാക്കുകൾക്ക് ഗവർണർ ചെയ്യുന്ന പ്രവർത്തികൾക്ക് അംഗീകരിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റൂള്ളൂ. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു താങ്കൾ പൂർണ്ണമായും ഗവർണർ പക്ഷത്തും, ഞാൻ സർക്കാരിന്‍റെ പക്ഷത്തുമല്ല ഞാൻ പ്രതിപക്ഷ പക്ഷത്തോടാണ് പ്രതിപത്തി പാലിക്കുന്നതതെന്ന്. അല്ല അത് ശരി തന്നെയാണ്. എനിക്കും ഗവർണറുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് എനിക്ക് ഒരു താൽപര്യവുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ചില കാര്യങ്ങളിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തു കൊടുക്കും. എന്തായാലും നമ്മുടെ നാടിന്‍റെ ശോഭനമായ ഭാവി എങ്ങോട്ടാണ് എന്നുള്ള കാര്യത്തിൽ മാത്രേ സംശയമുള്ളൂ. ശോഭനമായ ഭാവി ഇപ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്നും അടിയും വഴക്കും തന്നെയല്ലേ? അല്ല അതൊരു ജനാധിപത്യ രാജ്യത്ത് സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കും. പക്ഷേ ഈ ചെളിവാരിയെറിയലാണ് സഹിക്കാൻ കഴിയാത്തത് അല്ലേ?

എത്ര ദിവസം ഈ തുടർക്കഥ നീണ്ടുപോകും എന്നുള്ളത് കാണാം.

ങ്ങാ, ഇവിടെ മഴ തുടങ്ങാറായി. അപ്പോ ഇനി വന്നിട്ട് നമ്മുടെ സംവാദം മറ്റൊരു ദിവസത്തേക്ക് നീട്ടി വക്കുന്നതായിരിക്കും നല്ലത്. വീണ്ടും....